നീ ഇപ്പോ എവിടുന്നാ വരുന്നേ? റോട്ടിൽനിന്ന് വരികയാണോ?

ഞാൻ വീട്ട്, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു. അതിൽ വാച്ച് നോക്കാൻ ഉണ്ടായിരുന്നു. ആ ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ കയ്യിൽ ഒരു പുതിയ വാച്ച് ഉണ്ടല്ലോ. അത് എവിടെ നിന്ന് വാങ്ങിയതാ?

ഇത് ഇപ്പോൾ എല്ലാവരും അധികം ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ഇപ്പോഴത്തെ ജന, തലമുറയൊക്കെ കൂടുതൽ? ആ. ഇപ്പോ കൂടുതലും ഇങ്ങനത്തെ ആണ് വരുന്നത്.

ആ. അതായത് ഒരുപാട് വികസനങ്ങൾ ഒക്കെ ഇതിലുണ്ടാകും, അതായത് ടെക്നോളജി ഉള്ള വാച്ച് ആകും അല്ലേ?

അതെയതെ. ഫോണിന്റെ അതേ ഉപയോഗം തന്നെ ഇപ്പോൾ വാച്ചിലും വരുന്നുണ്ട്. ആ. നമുക്ക് കൊണ്ടുനടക്കാനും സുഖമാണ്. കയ്യിലിട്ടു നടന്നാലും മതി, നമുക്ക് കാര്യം നടക്കുകയും ചെയ്യും അല്ലേ?

ഇതിന് എങ്ങനെയാണ്, പുറത്ത് എങ്ങനെയാണ് ഇതിന് വില വരുന്നത്? പുറത്തു, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ മിനിമം 2000 രൂപയാണ് സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത്. ആ ആ നല്ല വിലയുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല വിലയുണ്ട്. സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാണ് അല്ലേ?

നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ചു പണം മുടക്കുന്ന പോലെ, ഇത് അങ്ങനെയുള്ള രീതിയിൽ ആണ് നിൽക്കുന്നത് അല്ലേ?

അതെ. ഏതായാലും ഒരു ആർഭാടപരമായിട്ട് നമുക്ക് മുന്നോട്ടുപോകാൻ ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം.

ഇന്ന് അതുപോലെ ഈ മൊബൈൽ ഫോണിൻറെ രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഫോൺ ഏതാ? അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആപ്പിളിന്റെ ഐഫോൺ ആണ് കൂടുതലും

അതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്, ഒരു ലക്ഷത്തിന് ഒക്കെ അടുത്ത് ഒക്കെ അല്ലേ നമ്മൾ പുതിയ ഫോൺ ഒക്കെ വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ. അല്ലേ? പുതിയത് ഒരു ലക്ഷം അല്ല, ഒന്നര ലക്ഷത്തിനു മുകളിൽ വരുന്നുണ്ട്. അതെ അതെ. നല്ല, നല്ല വിലയുണ്ട്.

ഏതായാലും നമ്മുടെ കാലം മുന്നോട്ടുപോകുമ്പോൾ അതിനനുസരിച്ച് നമ്മളും സഞ്ചരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളും അതിനനുസരിച്ച് ഒക്കെ ജീവിച്ചുപോകുന്നു.

പിന്നെ എന്താണ് ഇപ്പോഴത്തെ മൊബൈലിലെ, പഴയ മൊബൈൽ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാം എന്താണ് കൈകൊണ്ട് അമർത്തുന്ന ഒരു

ഇപ്പോ നമുക്ക് ഇതിൽനിന്നൊക്കെ മാറ്റമുണ്ട്. വിരൽ കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി കൊടുത്താൽ തന്നെ നമുക്ക് പുതിയ പുതിയ ഓരോന്ന് കാണാം.

ഇപ്പോൾ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും അതേ അതേ. നമുക്ക് വിദേശത്തോട്ട് വിളിക്കണമെങ്കിലും പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും

നമുക്കൊക്കെ ഫോണിൽ ഒരു ആപ്പ് പോലെ നമുക്ക് എന്തു ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ

നല്ല സുരക്ഷിതമാണ് ആളുകൾക്ക് കൂടുതൽ ഉപകാരം ആണ്

ആ, നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയുന്നുണ്ട്

അതെയതെ. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങള് ഇന്നത്തെ തലമുറയിലെ നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനൊക്കെ ഒരു വിഷമം എന്നു പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പണം നമ്മൾ ഉണ്ടാക്കണം അല്ലേ?

അതേ പണം വേണം. പണം ആണ് ഇതിന്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. ഏതായാലും നമ്മൾ അതിനനുസരിച്ച് കാലം പോകുമ്പോൾ അതിൻറെ കൂടെ. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ കാലം ഓടുമ്പോൾ നടുവേ

അതെ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ആദ്യമൊക്കെ ഇതൊക്കെ നമ്മൾ കൂടുതൽ കാണുക, നമ്മൾ എന്താണ് ചിത്രങ്ങളിലും സിനിമകളിൽ ഒക്കെ കാണൂളളൂ, നമ്മൾ അതിലുള്ള നടന്മാരും നടിമാരും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ?

അത് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും അനുകരിക്കുന്ന പോലെ ഇത് ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നുണ്ട് എങ്കിലും ഒരു പകുതി ജനങ്ങൾക്കും വാങ്ങാൻ കഴിയുന്നില്ല

അത് അവരുടെ ആണ്, വരുമാനം പോലെ ഇരിക്കും

അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്നത്തെ ഈ ഒരു വികസനങ്ങൾ വന്നതുകൊണ്ട്. അതുകൊണ്ട് അതുപോലെ ഒരുപാട് മോശങ്ങളുണ്ട്. അത് സംസാരിക്കാൻ പറ്റുമോ? ഇന്നത്തെ തലമുറയിൽ വന്ന പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ?

അതിനു രണ്ടു വശങ്ങൾ ഉണ്ടാകും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളപോലെ. ഇതിന് അതേപോലെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്കത് അതിന്റെ രീതിയിൽ പോകാം. നമുക്കിപ്പോൾ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് ആശുപത്രി, ആശുപത്രിയിൽ നിന്നൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ വരാറുണ്ട്. ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന്. അതായത് ഇതിന് അടിമപ്പെടുന്ന കുട്ടികൾ അല്ലേ?

ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ തലമുറ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ടെക്നോളജീസിൽ എത്തുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അവരുടെ തലയ്ക്കു ആണെങ്കിലും ആരോഗ്യത്തിന് ആണെങ്കിലും. അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയുണ്ട് നമ്മൾ കൂടുതലായി ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിനു കുഴപ്പം വരുന്നുണ്ട്, അതുപോലെ മാനസികമായിട്ടും അമൃത് ആണെങ്കിലും അമൃതായാൽ വിഷം അതെ അമൃത് ആണെങ്കിലും അമിതമായാൽ വിഷമാണെന്ന് പറയുന്നത് ആ അതുപോലെതന്നെ. ഏതായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകട്ടെ നന്ദി.